ഇത് ചെറിയ ചെടി തെങ്ങാ തോന്നുന്നു ചെറിയ ചെടി കാണുന്നുണ്ട് അ--

അവിടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു പയ്യൻ ഇരിപ്പുണ്ട്.

ആകാശം ശെരിക്കും കാണുന്നുണ്ട് ഉം ആകാശത്ത് നീല കളറും വെള്ള കളറും --

ഉം സാരി തലയിൽ കൂടെ ഇട്ടിട്ടുള്ള സ്ത്രീകളെയാണ് കൂടുതൽ കാണുന്നത് കുട്ടികളുണ്ട്.

അ മഞ്ഞക്കളറൊക്കെയുള്ള വെളിച്ചൊക്കെയുള്ള ആ സമയാണെന്ന് തോന്നുന്നു--

ഇവിടെ ഒരാൾ നിൽക്കുന്നത് പോലെയും തോന്നുന്നുണ്ട് വേലി--

ഇതൊരു അമ്പലമാന്ന് തോന്നുന്നു ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്നാ തോന്നുന്നെ കുറെ ആളുകള് നിക്കുന്ന കാണുന്നുണ്ട്.

പിന്നെ ലൈറ്റുകള് പിടിപ്പിച്ചിട്ടുണ്ട് ഉം സാരി അതൊക്ക തുണികളാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു.

എക്സൈസ് ഇല്ലാത്ത ഈ സാഹചര്യത്തില് ജിമ്മിൽ പോകുന്നത് ഒത്തിരി നല്ലതാണ് ഒത്തിരി പേര് അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോ ഈ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ നല്ലതാണ്.

ഒരമ്പലാണ് അമ്പലേ-ത്തില് എന്തോര് പ്രതിഷ്ഠയും കാണുന്നുണ്ട്.

തുറന്നൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു കാണുന്നത് ഉം ഭിത്തികളൊന്നും എടയ്ക്ക് കാണുന്നില്ല.

പൂക്കൾ ഉള്ള മരങ്ങളാണ് നിലത്ത് പൂക്കളൊക്കെ വീണത് പോലെയാണ് തോന്നുന്നത്.

ഒരു ചെറിയ ചെറിയ അ കെട്ടിടങ്ങളാണ് കാണുന്നത് അങ്ങ് അറ്റത്ത് ഒ--

ആ ഉം ഫ്ലാറ്റാന്ന് തോന്നുന്നു പലയിടത്തായിട്ട് പല കെട്ടിടങ്ങൾ ഒത്തിരി ഉയർന്ന കെട്ടിടങ്ങൾ കാണുന്നുണ്ട് ഫ്രണ്ടിൽ --

സൈഡിൽ ചെറിയ ചെറിയ മരങ്ങൾക്കൊപ്പം തന്നെ വല്ല്യ മരങ്ങളും കാണുന്നു--

ഉം പണിയുന്ന ആൾക്കാര് സൈഡില് കാണുന്നുണ്ട് ഉം നല്ലൊരു കെട്ടിടമാണ്.

ഉം പ്ലാസ്റ്റിക്ക് കൂടുകളിലാക്കിയിട്ടും ഉം കും-പൂമാലകള് തൂക്കീട്ടുണ്ട്.